ഒരെണ്ണം ഏറ്റവും ഫ്രണ്ടിലും വേറൊരെണ്ണം ഏറ്റവും ബാക്കിലുമായിട്ടാണ് വരുന്നത്.

അടുത്തൊരു ബൈക്കും അതിൻ്റെ അപ്പുറത്തായി ഒരു സ്കൂട്ടറും ഈ ചിത്രത്തിൽ കാണാം .

മുൻപിലായി വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സോഫ സെറ്റ് കളും ഇട്ടിട്ടുണ്ട്.

വളരെ ഇടുങ്ങിയ ഒര് ഗുഹയായിട്ടാണ് തോന്നുന്നത്.

ഒരു സ്കൂൾ ബസ് അവിടെ കിടപ്പുണ്ട് ഒരു സ്കൂൾ കോ ക്യാമ്പസ് ആണിത്.

വെള്ളം ഇപ്പഴും കെട്ടികിടക്കുന്ന രീതിയിലാണ് കാണുന്നത്.